അത് കൂടാതെ തന്നെ മൂന്നാല് സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിട്ടുണ്ട് അതിന് തൊട്ട് സൈഡിലായിട്ട് ഗോപുരങ്ങളും കാര്യങ്ങളും കാണുന്നുണ്ട്.

ഒരു അങ്ങു മൂലക്കായിട്ട് കുറെ ലൈറ്റും കാര്യങ്ങളും ഇപ്പുറത്തായി ടവറും കാര്യങ്ങളും കാണുന്നുണ്ട്.

ഏറ്റവും ഫ്രണ്ടിലായിട്ട് കേറുന്ന ഭാഗത്ത് ഒരു പോസ്റ്ററ് കാണുന്നുണ്ട് അങ്ങ് ദൂരെ ഒരു അച്ഛനോ മറ്റോ ആരോ ആണ് അവിടെ നിക്കുന്നത്.

കൊറെ മാലാഖമാർ പടങ്ങൾ അവിടിങ്ങനെ കൊത്തി വച്ചിരിക്കുന്നു തൊട്ട് മുകളിലായി ആ കുരിശുണ്ട് അതിന് മുകളിലായി ഗോപുരം പോണക്ക് കുരിശ് അടിച്ചിരിക്കുന്നു .

പിന്നെ ജാക്കറ്റും കാര്യങ്ങളും കുറെ അടക്കി വെച്ചിരിക്കുന്നു സ്റ്റാൻഡ് ഇൽ ആയി.

ചിത്രത്തിൽ കാണുന്നത് ഒരു പൂജാമുറിയാണ് പൂജാമുറിയിൽ ദേവി ദേവിയെ ഒരുക്കുന്ന ഒരാൾ നിക്കുന്നു.

ചിത്രത്തിൽ കാണുന്നത് ഒരു പ്ലാസ്റ്റിക്കിന്റെ സാധനം ആണ് തൊട്ട് ഭിത്തിയുണ്ട് ഭിത്തിയുടെ ഇപ്പുറത്തായിട്ട് സ്റ്റാൻഡി വെച്ചിട്ടാണ് ഇത് ഇരിക്കുന്നത്.

പച്ച നീല റോസ് വയലറ്റ് ഏഹ് റെഡ് എന്നിങ്ങനെ പല വർണങ്ങളിലുള്ള സാധനങ്ങളാണ് അടുക്കിച്ചിരിക്കുന്നത്.

ഇതൊരു പാർക്കിംഗ് ഏരിയ ആണ് അടിപൊളി ഒരു പാർക്കിംഗ് ഏരിയയാണ് തറയോടിട്ട പാർക്കിംഗ് ഏരിയ ആണ്.

പിന്നെ അത് കൂടാതെ തന്നെ അയിന് ഇപ്പർത്തായിട്ട് ഒരു കെട്ടിടം കാണുന്നു.

രണ്ട്‌ പേർ അവിടുന്ന് നടന്നു വരുന്നുണ്ട് തൊട്ടിപ്പുറത്തായി ഒരു ചേച്ചി അങ്ങോട്ട് നടന്നു പോകുന്നു.

ചിത്രത്തിൽ കാണുന്നത് ഒരു കടയാണ് കടയിൽ ഗ്ലാസ്സ് ഇൽ എ ഗ്ലാസ്സ് ഇനുള്ളിൽ എന്തോ എയറോപ്ലെയിൻ വച്ചിരിക്കുന്നു.

ഇപ്പറത്തായിട്ട് കുറെ ബിൽഡിങ്ങും കാര്യങ്ങളും കുറെ കെട്ടിടങ്ങളും കാണുന്നു തൊട്ടങ്ങു മൂലക്കായിട്ട് കുറെ ആൾക്കാർ നിക്കുന്നു.

ഈ ചിത്രത്തിൽ കാണുന്ന ഒരു വർഷോപ്പ് ആണ് വർഷോപ്പിനുള്ളിൽ ആൾക്കാർ ഒരാൾ പണിയെടുക്കുന്നു തൊട്ടിപ്പുറത്തായി ഒരാള് നിക്കുന്നു.

വണ്ടിയുടെ ബാറ്ററിയുടെ ഭാഗമാണ് അഴിച്ച് ക്ലിയർ ചെയ്യുന്നെ വണ്ടിക്കകത്ത് രണ്ട് പാവകൾ ഇരിക്കുന്നു.

ഈ ചിത്രത്തിൽ കാണുന്ന അടിപൊളിയായിട്ടുള്ളൊരു പിക്ച്ചറാണ് ഇവടെ വാട്ടർ ഡ്രെയിനിംഗ് ആന്ന് തോന്നുന്നു ഡ്രെയിൻ വാട്ടർ ആന്ന് തോന്നുന്നു.

കട്ടില് ബെഡ് ആ ബാഗ് ആ രണ്ടു ബാഗ് രണ്ടു കസേര ഡോർ ക്ലോസ് ആണ് ഒരു സ്വിച്ച് ഉണ്ട്.

കമ്പി വച്ച് കെട്ടിയിട്ടിരിക്കുന്നു ഇവിടിങ്ങനൊരു കർട്ടൻ പോലത്തെ തുണി വച്ച് മറച്ചിട്ടുണ്ട്.

ഇതൊരു സ്കൂളാന്ന് തോന്നുന്നു ചിത്രത്തിൽ കാണുന്നെ കൊറേ സൈക്കിൾ അടുക്കി വച്ചിരിക്കുന്നു.

ക്ലാസ് റൂമെല്ലാം ഓപ്പണാക്കി ഇട്ടേക്കുന്നു അതിനു തൊട്ടിപ്പുറത്ത് ബാത്റൂമ് കാണുന്നുണ്ട്.

മ് ബാക്കി ഇരിക്കുന്ന നാല് പേര് നിക്കുകയുമാണ്.